ആഹ് ഞാന് ആഹ് ആഹ് ഞാൻ ഒരു യാത്ര കഴിഞ്ഞു വന്നായിരുന്നു. ഇപ്പം ഞാനിപ്പോ ആഹ് ഇപ്പം രണ്ടു ദിവസായിട്ട് എത്തിയതെയുള്ളൂ. അപ്പം എനിക്ക് വിളിക്കാൻ പറ്റാതെയായി ഞാൻ കുറേ ദിവസായി വിളിക്കണോന്ന് വിചാരിക്കണു. യാത്ര കഴിഞ്ഞു വന്നപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഒരു ആഹ് ചെറിയൊരു വിഷമങ്ങള് സങ്കടങ്ങളൊക്കെ ഇണ്ടായിരുനൂന്ന് എനിക്കതിലൊക്കെയിപ്പം ഭയങ്കരം ഒരു മാറ്റം തോന്നണു. അപ്പഴാ ഞാനോർത്തത് ഈ യാത്രകൾക്ക് എത്രത്തോളം നമുക്ക് യാത്രകൾ നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടന്ന്. ഇപ്പോ മാനസി പറഞ്ഞില്ലേ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ മാറ്റം ഉണ്ടാവുമെന്ന് അഹ് എനിക്കും ഒരു വിഷമം വരുമ്പോ ഏറ്റവും ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം യാത്ര ചെയ്യാനുള്ളത് തന്നെയാണ്

അങ്ങനെ ഞാനും അടുത്ത് പോയ ഒരു യാത്ര ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും

ഏറ്റവും കൂടുതൽ ഇഷ്ടപെട്ട ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും കിട്ടിയ അഹ് യാത്ര എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും വിഷമിച്ചിരുന്ന സമയത്തു നടത്തിയ യാത്രയാണ് പിന്നെ ഇപ്പൊ ഒക്കെ പണ്ടൊക്കെ ആണ് യാത്ര ചെയ്തിരുന്നത് ഇപ്പൊ യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടം ഒറ്റക്കാണ് കാരണം അപ്പോഴാണ് നമ്മൾ കുറെം കൂടെ നമ്മളെ പറ്റി തന്നെ മനസിലാക്കുന്നതും നമുക് നമ്മുടെ കൂടെ തന്നെ കുറച്ച നല്ല സമയം കിട്ടുമ്പോഴത്തേക്കും നമ്മള് പല കാര്യങ്ങളും കാണുന്ന രീതി തന്നെ

നമ്മള് കുറേ പണം ചെലവാക്കിയിട്ട് കുറെ ദൂരെ സ്ഥലത്ത് പോണോന്ന് തോന്നും.

പിന്നെ പുതിയ കുറെ ആൾക്കാരെ കാണാൻ പറ്റും. ഇപ്പം നമ്മടെ കേരളത്തിൽ തന്നെ പല ജില്ലകളില് പോയാൽ പലതരം സംസ്കാരമുണ്ട് പലതരം ഭക്ഷണമുണ്ട് നമ്മടെ നമ്മടെ ദി ദിവസ ഉള്ള കാര്യങ്ങളിൽ നിന്ന് മാറി വേറൊരു ജീവിതത്തിൻറെ കൂടെ ഭാഗ ആവണം അങ്ങനെയൊരു കാര്യമുണ്ട്.

പെൺകുട്ടികള് വളരെ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒറ്റയ്കൊക്കെ യാത്ര നമ്മടെ രാജ്യത്ത് അങ്ങനെയൊരവസ്ഥയെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഒരു സമയത്ത് പെൺപിള്ളേരെ ഒരു വൈന്നേരം കഴിഞ്ഞാല് വീട്ടിന്റെ പുറത്തേക്ക് വിടില്ലാനുള്ളൊരു അവസ്ഥയിലൊക്കെയാണ് മാതാപിതാക്കൾ ഉണ്ടായിരുന്നത്.

അങ്ങനെയൊരു ഇതുണ്ടായിരുന്നു അതിൽനിന്ന് പെൺകുട്ടികള് ഒറ്റയ്ക്ക് അവരുടെ കാര്യങ്ങള് ചെയ്യാൻ പ്രാപ്തരായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യന്നുണ്ടൂന്നുള്ളതു തന്നെ എനിക്ക് ഭയങ്കരം ഒരു സന്തോഷം തരുന്നൊരു ഈ പറഞ്ഞപോലെ നമ്മൾ സ്വയം പര്യാപ്തമാവ എന്ന പറയണ അഹ് ഒരു ഏഹ്ഹ് യ ഇതിൽ ഏറ്റവും നമ്മളെ ഹെല്പ്യ്യുന്ന ഒരു സഹായിക്കുന്ന കാര്യമാണ് ഒറ്റക് എത്രത്തോളം യാത്ര ചെയ്യുന്നു എന്നുള്ളത്

എന്റെ തുടക്കമാണ് പറയുന്നത് ഏഹ്ഹ് ഇപ്പോ പഠിക്കുന്ന സ്ഥലത്തുന്ന വീട്ടിലേക്കുള്ള യാത്ര അത് ആദ്യോക്കെ വിദ്യാലയത്തിന്റെ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തിന്റെ വണ്ടിയിലാണ് പോയിരുന്നതെങ്കിലും പിന്നീട് തന്നെ തന്നെ പൊതു ഗതാഗതം ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി അപ്പൊ അപ്പൊ നമ്മൾ തന്നെ വീട്ടീന്ന് ഏഹ്ഹ് ഈ വണ്ടി കേറന്നിടത്തേക്ക് നടക്കുന്നു അവിടെന്ന് വണ്ടിയി കേറുന്നു പുതിയൊരു എം പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അപ്പോ അഹ് ഒരു യാത്ര ഉണ്ടല്ലോ അത് നമ്മളെ അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ വല്യ യാത്ര വേണ്ട ചെറിയ യാത്രകൾ പോലും നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് ഒരു വല്യ ഭാഗം ഏഹ്ഹ് വഹിക്കുന്നുണ്ട് അപ്പോ എന്താ പറയ് ദിവസം സ്കൂളിലേക്ക് പോകുന്ന യാത്ര പോലും നമ്മളെ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെ നമ്മുടെ വ്യക്തിത്വത്തെ സ്വത്തായി സ്വാതീനിക്കാനും മാത്രം പോന്നതായിരിക്കും പലപ്പോഴും അതെ, ആഹ് അപ്പോ കുടുംബ ദൂതനിൽ പോണ യാത്ര വ്യത്യാസമാണ്. കൂട്ടുകാരോട് പോണുള്ള യാത്ര എല്ലാ വ്യത്യസ്തമാണ് എനിക്ക് എല്ലാതര യാത്രകളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ, ആളാണ്.

അതുപോലെ തന്നെ എനിക്ക് കൂട്ടുകാരുടെ പോകാനും ഇഷ്ടമാണ്. ആഹ് എല്ലാവരുടെയും കൂടെ യാത്ര പോകണം. നമ്മള് കുടുംബത്തോടെ പോകുമ്പോ നമ്മള് കൂടുതല് സമയം കുടുംബത്തിൻറെ കൂടെ ചെലവഴിക്കും നമ്മൾക്ക് തന്നെയിപ്പം എല്ലാവരും അവരവരുടെ ചോദിച്ചേനീ ഇപ്പോഴൊക്കെയെന്താ ഞാനൊക്കെ സമയം എൻറെ കുടുംബത്തോടുകൂടെ ചെലവഴിക്കണം നമ്മൾ യാത്ര പോകുമ്പോ അല്ലാതെ നമുക്ക് വീട്ടില് നിക്കുമ്പോഴൊക്കെ ഓരോ ഓരോരോ മേഖലയില്

ദിവസം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പോകുമ്പം എനിക്ക് അവരോട് കൂടെ കൂടുതല് സമയം ചെലവഴിക്കാ കിട്ടാറുണ്ട്. പിന്നെ കൂട്ടുകാര് തന്നെ ഞാനൊരു, എനിക്കൊരു കൂട്ടുകാരി ഇണ്ടെങ്കില് ഞാനവരെ ഏറ്റവും കൂടുതല് മനസ്സിലാക്കുന്നത് അവരുടെ യാത്ര കഴിഞ്ഞു വരുമ്പഴാണ്.

അറിയാൻ പറ്റൂന്ന് എനിക്ക് തോന്നാറുണ്ട്. യാത്രയിൽ പോകുമ്പോ നമ്മുടെ

ആഹ് കൂടുതൽ അടുത്തറിയൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ

ഈ ബാക്കി ഉള്ളവരെ അറിയാനായിട്ട് യാത്രകൾ സഹായിക്കുമെന്ന് തോന്നുന്നില്ലേ അത്പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മളെ തന്നെ അറിയാനായിട്ട് യാത്രകൾ പലപ്പോഴും സഹായിക്കും ഇപ്പോ അതിന് ചെറിയ ഉദാഹരണം പറഞ്ഞ കഴിഞ്ഞ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു സ്ഥലത്തു നിന്ന് മാറിട്ട് നമ്മൾ നമ്മടെ സംസ്ഥാനം ഇപ്പൊ ഏഹ്ഹ് ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വെത്യസ്തമായിട്ടുള്ള സംസ്കാരവും ജീവിത രീതികാലും ഏഹ്ഹ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യണേ ഇണ്ടെങ്കില് നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മള് പുതുതായിട്ട് പുതിയ രീതിൽ പരീക്ഷിക്കേണ്ടി വരും

ഭക്ഷണ രീതിയുള്ള സംസ്ഥാനത്തേക്കാണ് പോണേന്നുണ്ടെങ്കിൽ നമുക്ക് നമുക് സ്ഥിരം കഴിക്കുന്ന ഭക്ഷണം ഒന്നും കിട്ടില്ല അപ്പൊ നമ്മൾ പുതിയത് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കേണ്ടി വരും അപ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയ ഓ അഹ് രീതി എനിക്ക് പറ്റില്ല

പറ്റി തന്നെ തിരിച്ചറിയുന്നത് അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ആയിരിക്കും അതുപോലെ തന്നെ വസ്ത്ര ധാരണം നമ്മള് വളരെ കുഞ്ഞിലേ തൊട്ട് ശീലിച്ച വസ്ത്രങ്ങളിന്ന് ഒക്കെ മാറേണ്ടി വരും വേറെ ഒരു തരം അന്തരീക്ഷം ഉള്ള സ്ഥലത്തു പോവുമ്പോ അല്ലെങ്കിൽ തണുപ്പ് കൂടിയ സ്ഥലത്തു പോകുമ്പോ അപ്പളായിരിക്കും നമുക്ക് അതുപോലുള്ള വേഷങ്ങള്

അത്പോലെ ഭക്ഷണം ആയിക്കോട്ടെ വസ്ത്രം ആയിക്കോട്ടെ ആൾക്കാരോട് ഇടപെടുന്ന രീതി ആയിക്കോട്ടെ ചിലപ്പോ നമ്മൾ പുതിയ സ്ഥലത്തു ചെല്ലുമ്പോ നമ്മള് നാട്ടില് എങ്ങനെ ആണോ ആൾക്കാരോട് ഇടപഴകുന്നത് അഹ് ഒരു

അല്ലെങ്കിൽ അവര് അങ്ങോടും ഇങ്ങോടും കാണുമ്പോ ഉള്ള അഭിസംബോധന രീതികൾ വേറെ ആയിരിക്കും അത് നമുക്ക് അപ്പൊ പറ്റുന്നതാണോ അല്ലെങ്കിൽ നമുക് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ അങ്ങനൊക്കെ നമ്മുടെ തന്നെ രീതികള്

ആഹ് അതെ ആഹ്

ഭയങ്കരഷ്ടാണെന്ന് തോന്നാറുണ്ട് ചിലര് അവര് ജോലിയെടുത്ത് പണം സമ്പാദിക്കുന്നത് തന്നെ അവർക്ക് കൂടുതല് സ്ഥലങ്ങള് കാണാനും അവിടുത്തെ സംസാരറിയാനും അതിനൊക്കെ തന്നെയാണ്. അപ്പോ ആഹ് അത് ഞാനൊരിക്കലും ഇല്ലാതായിപ്പോയി അയ്യോ അത് ഞാനാ ആ പണം അത് നന്നായിട്ട് ഞാനൊരിക്കലും പറയില്ല. കാരണം, അത് ഇപ്പം നമുക്കെന്തെങ്കിലും തരത്തില് അനുഭവമായി

എല്ലാ യാത്രകളും നമുക്കൊരു നല്ലോർമ്മകളായി തന്നെയാണ് മനസ്സില് നിക്ക്യാ കുറേക്കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ നമ്മള് നല്ല യാത്രകള് ആ യാത്രകളില് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആള്ക്കാര് ആ യാത്രകളില് നമുക്ക് ഇണ്ടായിട്ടുള്ള അനുഭവങ്ങള്

ഓർമ്മകളായിട്ടും വരിക. നാളെ മുതൽ കൂട്ടായിട്ടും ഒക്കെ വരണം. നമുക്ക് യാ, ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ടൊരു തീരുമാനമെടുക്കണെല് അതിനുള്ളോരു ധൈര്യമൊക്കെ പകർന്നു തരാൻ വേണ്ടിയിട്ട് യാത്രകള് ചെയ്യും. ഞാൻ എപ്പഴും വിചാരിക്കാറുണ്ട്

സമയം തൊട്ട് വരുമാനത്തിന്റെ ചെറിയൊരു പാവം ഞാൻ

ചെലപ്പൻറെ രണ്ട് ഇഷ്ടമുള്ള രണ്ട് കൂട്ടുകാരികളോടുത്ത് തൊട്ടടുത്തോരു സ്ഥലത്ത് പോയിട്ട് വേറൊരുന്തരീക്ഷത്തില്

അത് എനിക്ക് എന്നെ ഒരു വ്യക്തി എന്ന നിലയില് എനിക്ക് വള, വളരെയധികം

എല്ലാ യാത്രകൾക്കും ഓരോ പ്രാധാന്യണ്ട്. അത് ചെറിയ ദൂരൊന്നുള്ളതും വല്ല്യ ദൂരമൊന്നുമല്ലാ

എപ്പഴും കൂടെ യാത്ര ചെയ്യുന്നവരക്ക് പ്രാധാന്യ ഇണ്ടെന്ന് വിശ്വസിക്കുനൊരാളാണ് ഞാൻ.

എങ്ങട് പോയാലും എത്ര പണം ചെലവഴിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ

ഞാനും അങ്ങനെ എന്താ പറയ ഒരുപാട് സംബാധിച്ചതിനു ശേഷം യാത്ര ചെയ്തു തുടങ്ങാം എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷെ പിന്നീട് എന്റെ കൂട്ടുക ഒരുപാട് കൂട്ടുകാരായപ്പോ അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ സ്ഥലങ്ങളിൽ ചെന്ന് ആൾകാർ യാത്ര ചെയ്യുന്ന രീതിയൊക്കെ കണ്ടു തുടങ്ങിയപ്പോ മനസിലായി നമുക്ക് ഒരുപാട് പൈസയൊന്നും വേണ്ട യാത്ര ചെയ്യാൻ ആയിട്ട് കുറച്ച സമായൊക്കെ എടുത്ത് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ച കഴിഞ്ഞ ഒരുപാട് ചിലവില്ലാതെ എന്ന നല്ല ബാക്കി ഉള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് വളരെ ചെറിയ ഏഹ്ഹ് പൈസകൊണ്ട് തന്നെ പോയി വരൻ ഒക്കെ സാധിക്കും അപ്പൊ അങ്ങനെ ഉള്ള എന്താ പറയാ യാത്ര എപ്പോളും മാറ്റി വെക്കുന്ന നാളത്തേക്ക് മാറ്റി വച്ച മാറ്റി വച്ച് പലപ്പോഴും നമ്മുടെ പല യാത്രകളും നടക്കാറില്ല പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് പോവാനൊക്കെ ആഗ്രഹിക്കുന്നെ എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുമ്പോ അത് നടക്കാതിരിക്കാനുള്ള സാധ്യത ആണ് കാണുന്നത് അപ്പോ ഒരിക്കലും ഒരു അവസരം കിട്ടുമ്പോ യാത്ര ചെയ്യാ അപ്പോ അത് പൈസ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം കിട്ടുന്ന അവസരത്തിൽ എത്ര ദൂരെക്കയാലും അടുതായാലും ഒരു യാത്രക്കുള്ള സമയം കിട്ടിയ അഹ് യാത്ര ചെയ്യാ എന്നുള്ളത് തന്നെയാണ് എപ്പോഴും അതായിരിക്കും ഇപ്പോഴും നടക്കുന്ന കാര്യം അതല്ലാതെ പിന്നത്തേക്ക് മാറ്റി വച്ച് കഴിഞ്ഞ പലപ്പോഴും യാത്ര ഒന്നും നടക്കാൻ പോവുന്നില്ല പിന്നെ നമ്മൾ വിചാരിക്കും നമുക് പൈസ കുറയ്ക്കും തോറും നമ്മുടെ യാത്ര സൗകര്യങ്ങൾ കുറയും അല്ലെങ്കിൽ നമ്മള് ഏഹ്ഹ് നമ്മുടെ യാത്ര നമുക്ക് അത്ര സുഖകരം ആയിരിക്കില്ല നമ്മുടെ വീട്ടില് നിൽക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ആണ് പൊരുത്തപ്പെട്ടു എന്ന കാണാൻ കൂടെ ആണ് അപ്പൊ അങ്ങനെ കൂടെ നമ്മൾ അതിനെ കാണാൻ തുടങ്ങി കഴിഞ്ഞ നമ്മൾ വിചാരിക്കുന്ന സൗകര്യ കുറവൊന്നും നമുക്കൊരുകുറവായിട്ടെ തോന്നില്ല നമ്മൾ പുതിയൊരു അനുഭവയിട്ട് എടുക്കാനായിട്ട് നമ്മൾ

അപ്പൊ കിട്ടുന്ന അവസരത്തിൽ യാത്ര ചെയ്യാ എന്നുള്ളത് തന്നെയാണ് യാത്ര അത്രയും മനോഹരമാകാനുള്ള ഒരു പ്രധാന കാര്യം

ഒരു യാത്രാവിവരണ പുസ്തക ങ്ങളൊക്കെ വായിക്കുമ്പം നമ്മളാ സ്ഥലത്ത് പോയി വന്നൊരു

അങ്ങനെ വായിച്ചതിനുശേഷം, ശേഷമാണ് ഞാൻ

ആഹ് ഞാനിപ്പം യാത്രകള് ചെയ്യണമെന്ന് ആലോചിക്കുമ്പം തീർത്ഥാടന സമയങ്ങളിൽ പോണന്ന്

സ്ഥലങ്ങളില് പോകാനുള്ളതല്ലാ എനിക്ക് തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകാനിഷ്ടമാണ്‌.ആഹ് മല, ഇപ്പം മലനിരകളില് പോകാൻ ഇഷ്ടമാണ് കടലോരങ്ങളുള്ള സ്ഥലങ്ങൾ ഇഷ്ടാണ് . അപ്പോ എല്ലാതരത്തിലും കാരണം നമുക്കൊരു ജീവിതം മാത്രമേയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് നമുക്കിള്ള ജീവിതത്തില് യാത്ര ചെയ്, കുറെ യാത്രകള് ചെയ്തിട്ടാണ്

കൊറേ കാര്യങ്ങള് നമുക്ക്

പലപല കാലാവസ്ഥകള്, വ്യത്യസ്ത തരം ആള്ക്കാര്, വ്യത്യസ്തതരം ഭക്ഷണം ഇതൊക്കെ നമുക്ക് വ്യക്തിജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റും

ഒരു രാജ്യം നമ്മുടെ രാജ്യം തന്നെ എടുത്തുനോക്കിയാ എനിക്ക് തോന്നുന്നു ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യം വേറെവിടെയെങ്ങുമില്ല. യൂറോപ്യൻ രാജ്യങ്ങളോക്കെയാണെങ്കിൽ അവരുടെ ഏകദേശമെല്ലാം

നമ്മുടെയൊക്കെ നാട്ടിലേക്ക് വന്നാല് ഒരു വ്യത്യസ്ത, വേറെതന്നെയാണ്.അതിന് കെഴക്ക്

അവിടുത്തെ ഭൂപ്രകൃതി അവിടെ പോയാലെ

മൂന്ന് മേഖലയിലേക്കൊന്ന് നമുക്ക് യാത്ര ചെയ്തിട്ടാണെങ്കില് നമ്മള്

എന്നിട്ട് വേണം നമ്മളെന്നൊരു വ്യക്തിയെ നമ്മളിൽ എടുക്കാൻ.

ഉൾവലിഞ്ഞു പോകരുത് നമ്മള് ഒരു വ്യക്തി എന്ന രീതിയില്

വല്ല്യ

ചെറിയ യാത്രകൾ സഹായിക്കും ചെല സമയത്ത് നമുക്ക് ആഹ് ആഹ് ഒരു സഞ്ചരിക്കാൻ വിട്ടതൊക്കെ നമുക്കെപ്പഴും ഒരു ഓർമ്മയായിട്ടുണ്ട്. കാരണം, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വല്ല്യരനുഭവമാണ്. നമുക്കൊറ്റയ്ക്കേ എല്ലാം ചെയ്യാൻ പറ്റൂനുള്ളൊരു മുതൽക്കൂട്ടോക്കെയാണ്. അപ്പം അതും യാത്രയാണ്. ആ ഒരു യാത്രയൊക്കെയാണ്

ധൈര്യമുള്ളൊരു ആക്കിയത്. എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് നമ്മള് പെൺകുട്ടീനുള്ളൊരു പരുതി നമുക്ക് നമുക്കും അടുത്തുതന്നെ ഒരു യാത്ര പ്ലാൻ ആഹ

ഒരു പദ്ധതിയായിട്ടൊരു കൂടുതലും നമുക്ക് അങ്ങടുമിങ്ങടും തിരിച്ചറിയാനായ ആ യാത്ര സഹായിക്കട്ടെ!